hello നമസ്കാരം എന്റെ പേര് ഷിബിലി ശുഐബ് ഞാൻ പറയാൻ പോകുന്ന വിഷയം പരിസ്ഥിതിയും എന്ന വിഷയത്തെ കുറിച്ചാണ് ഭൂമിയിലെ എല്ലാ വിഭാങ്ങളുടെയും സഞ്ചയത്തിനെണ് പരിസ്ഥിതി എന്ന് പറയുക ചില വിദഗ്ധർ അതിനെ ഭൂഗോള പൈതികം എന്ന് പ്രവചനം നൽകിയിട്ടുണ്ട് ഈ ഭൂമിയിലെ ദൈവവും

പക്ഷികൾ മൃഗങ്ങൾ തുടങ്ങിയവ ജീവനുള്ള ഉൾപ്പെടും ആ ജൈവ ഘടകങ്ങൾ എന്നിവ എന്ന് വായു വെള്ളം വെയിൽ മണ്ണ് തുടങ്ങിയവ എല്ലാം പെടും പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ പരിസ്ഥിതി ഒട്ടേറെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് അവയെ പൊതുവെ നാലായി തരം തിരിക്കാം വിഭവങ്ങൾ പ്രധാനം ചെയ്യുന്നു മനുഷ്യരുപയോഗിച്ച എല്ലാ വിഭവങ്ങളും പരിസ്ഥിതി പ്രധാനം ചെയ്യുന്നവയാണ് അവയെ രണ്ടായി തരം തിരിക്കാം

ഉപയോഗിക്കുന്നതോടെ ഇല്ലാതാകുന്ന വിഭവങ്ങൾ എന്നർത്ഥം കൽക്കരി petroleum ധാതുക്കൾ തുടങ്ങിയവ വായു വസ്തുക്കളെ ലയിപ്പിക്കുന്നു വായു വസ്തുക്കളെ സംശയിക്കാനുള്ള കഴിവ് പരിസ്ഥിതിക്കുണ്ട് ഏർ വലിച്ചെറിയുന്ന പല ജൈവ വസ്തുക്കളും ജീർണിച്ച് മണ്ണിൽ വിലയം പ്രാപിക്കുന്നു അത് വളമായി രൂപകാന്തരപ്പെടുന്നു ജീവനെ നിലനിർത്തുന്നു മനുഷ്യജീവനെ താങ്ങുന്നതും നിലനിർത്തുന്നതും ഭൂമി ജലം വനം സസ്യങ്ങൾ തുടങ്ങിയ ജൈവ സംവിധാനമാണ് പരിസ്ഥിതി പ്രദാനം ചെയ്യുന്ന ജൈവ വൈവിധ്യമാണ് ജീവിതം സാധ്യമാക്കുന്നത് സൗന്ദര്യ അനുഭവഭൂതിയെ ഒരുക്കുന്നു നിന്ന് നോക്കിയാൽ ഈ ഭൂമി മനോഹരമായ ഒരു നീലഗോളമായി കാണാപ്പെടും മലകൾ നദികൾ പക്ഷികൾ മൃഗങ്ങൾ പൂക്കൾ എല്ലാം മനോ കവരുന്ന കാഴ്ചകൾ താങ്ങാനുള്ള ശേഷിയും ഉൾക്കൊള്ളാനുള്ള ശേഷിയും പരിസ്ഥിതിക്ക് താങ്ങാനുള്ള ഒരു പരിധിയുണ്ട് വിഭവങ്ങളുടെ ഉപയോഗം ആ പരിധികൾ പരിധിക്കാണെങ്കിൽ ഉപയോഗം തുടർന്നു പോകാൻ കഴിയും നേര മറിച്ച് ആ പരിധി ലംഘിച്ചാൽ പരിസ്ഥിതി ജീർണിക്കുകയും പ്രതിസന്ധികൾ സഞ്ചിതമാവുകയും ചെയ്യും വയെ ഉൾക്കൊള്ളാനുള്ള പരിസ്ഥിതിയുടെ ശേഷിയും പരിധിയുണ്ട് ആ പരിധിയി ലംഗിക്കുന്ന വിധത്തിൽ മലിനീകരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ പായ് വസ്തുക്കൾ കുന്നു കൂടിയാൽ പരിസ്ഥിതി നശിക്കുന്നു പല നദികളും ഉണങ്ങി വരണ്ടു പോയത് പോയതും കുളങ്ങളും തടാകങ്ങളും നശിച്ചതും മണ്ണ് വിഷാം വിഷാംശമായി പരിസ്ഥിതി ഉൾക്കൊള്ളാനാകുന്നതിലേറെ ചൂഷണം ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യരാശി ഇന്ന് വിനാശകരമായ ഒരു പരിസ്ഥിതിക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആഗോളതാപനവും ozone ഇന്നത്തെ ഏറ്റവും വലിയ പരിസ്ഥിതിടെ ഭീഷണികൾ പരിസ്ഥിതിക പ്രതിസന്ധി പരിസ്ഥിതിക പ്രതിസന്ധിക്കുള്ള മുഖ്യകാരങ്ങൾ മുഖ്യ കാരണങ്ങൾ താഴെ പറയുന്നു രാജ്യങ്ങളിലെ വർധിച്ചുവരുന്ന ജനസംഖ്യ വികസന വികസിത രോഗത്തിന്റെ സമൃദ്ധമായ ഉപയോഗം ഉൽപാദന നിലവാരവും തൽഫലമായി പല വിഭവങ്ങളു ഉത്പാദിപ്പിക്കുന്നു മാലിന്യങ്ങളെ പരിസ്ഥിതിയുടെ ആഗീകരണശേഷി അപ്പുറമാണ്

ആപത്തിലും പുതുക്കാനാവാത്തതുമായ പ്ര പ്രകൃതി വിഭവങ്ങളുടെ തീവ്രവും വിപുലമായ ചൂഷണം സുപ്രധാന വിഭവങ്ങളുടെ ശേഷമാണ് കാരണമായത് അതിനായി പുതിയ വിഭവങ്ങൾ വലിയ തുക ചെലവഴിക്കാൻ നാം നിർബന്ധിതരാകുന്നു വായുവിന്റെയും ജലത്തിന്റെയും ഗുണ നില ഉണ്ടാകുന്ന ഇടിവ് ഇന്ത്യയിലെ എഴുപത് ശതമാനം ജലവും മാലിന്യമാണ് ശ്വാസകോശ ജല ജനകീയ രോഗങ്ങളുടെ വർദ്ധനവിന്

രാജ ആരംഭിച്ച ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജനസംഖ്യയിലും വ്യവസായികവൽക്കരണത്തിലും ഉണ്ടായ വർദ്ധനവിന് മുൻപ് പരിസ്ഥിതി വിഭവങ്ങളുടെ രോദനം അവയുടെ പ്രധാനത്തെക്കാൾ വളരെ താഴെയായിരുന്നു അതിനർത്ഥം മാറി മലിനീകരണം പരിസ്ഥിതിയുടെ ആഗീരണ ശേഷി ആഗീരണശേഷിക്കുള്ളിലാണെന്നാണ് വിഭവങ്ങളുടെ ചൂഷണത്തിന് അവയുടെ പുനരുൽപാദനത്തിനേക്കാൾ കുറവായിരുന്നു മാത്രം പരിസ്ഥിതിക്ക് പ്രശ്നങ്ങളൊന്നും ഉയർന്നുവന്നിരുന്നില്ല നിലവിൽ വിഭവങ്ങളുടെ അവയുടെ പ്രധാന പ്രധാനത്തിനപ്പുറമാണ് ജനസംഖ്യ വിസ്ഫോടനവും വർധിച്ചുവരുന്ന ജനസംഖ്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വ്യവസ്ഥികവൽക്കരണത്തിന്റെ പരവും മൂലമാണ് അത് സംഭവിച്ചത് ജനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ പരിധിക്കപ്പുറം വർദ്ധിച്ചു തത്സലമായി ഈ പ്രകൃതിവിഭവങ്ങളുടെ ചൂഷണം നിരക്ക് പുനരുൽപാദന നിരക്ക് മറികടക്കുന്നു അങ്ങനെ ഉൾക്കൊള്ളാനുള്ള വർദ്ധിക്കുന്നു പരിസ്ഥതിക വിഭവങ്ങൾ സേവനങ്ങൾക്കും വർദ്ധിച്ച സേവനമാണ് നാം ഇപ്പോൾ നേരിടുന്നത് എന്നാൽ അമിതമായി ഉപയോഗിക്കു എന്നാല്ലമിതമായി ഉപയോഗിക്കുമോ ദുരുപയോഗമോ കാരണം അവയുടെ പ്രധാന പരിമിതി അങ്ങനെ പരിസ്ഥിതിക വിഭവങ്ങൾക്കുള്ള പ്രധാന ബന്ധത്തിന് വിപരീത ഫലമാണ് സംഭവിച്ചത് ആഗോളതാപനം അന്തരീക്ഷത്തിന്റെ ശരാശരി താപനിലയുള്ള വർദ്ധനക്കാണ് ആഗോളതാപനം എന്ന് പറയുന്നത് നിരന്തരം അന്തരീക്ഷത്തിലേക്ക് വിസർജിച്ചുകൊണ്ടിരിക്കുന്നതിനാലാണ് ഭൗമോപരിതലം വളരെ ചൂട് വർദ്ധിക്കുന്നത് ചൂടിനെ ആഗീരണം ചെയ്യാൻ

ആഗോളതാപനത്തിന് ഇടയാകുന്ന സംഗതികൾ കൽക്കാരി petroleum തുടങ്ങിയ കത്തിക്കുന്നത് ചാണകം പോലുള്ള ജൈവവസ്തുക്കൾ കത്തിക്കുന്നത് വന നശീകരണം carbon dioxide പരത്തുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ അന്തരീക്ഷതാപം ഒന്നേ point ഒരു ഡിഗ്രി celsius പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്

കടലിലെ ജലനിരപ്പുയർന്നേക്കാം തീരപ്രദേശങ്ങൾ പല രീതികളിലും വരൾചെയ്യും പട്ടിണിയും അതിരൂക്ഷമായ കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കും ഊഷ്‌ണ മേഖല രോഗങ്ങൾ വർദ്ധിച്ചേക്കും

ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജപ്പാനിലെ ഓട്ടോവിൽ ചേരുകയുണ്ടായി ഈ സമ്മേളനത്തിലെ ചർച്ചകളുടെ ഫലമായി എന്നറിയപ്പെടുന്ന ഒരു കരാറിൽ എത്തിച്ചേർന്നു വ്യവസായവൽക്കരണ ഏർ വ്യവസായവൽക്കരണ രാജ്യങ്ങൾ പുറത്തുവിടുന്ന ഹരിഗ്രഹവാദങ്ങളുടെ ഒന്നാണീ protocol അടുത്തത് പാരിസ് കരാർ രണ്ടായിരത്തി പതിനഞ്ചു നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനെട്ട് വരെ ഫ്രാൻസിലെ പാരിസിൽ വെച്ച് unite national climate change conference രണ്ടായിരത്തി പതിനഞ്ചു പതിനൊന്നാം പതിനൊന്നാം ആയിരുന്നു അത് കാലാവസ്ഥ വ്യതിയാനം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള പാരിസ് ഉടമ്പടി ചർച്ചയാണ് ഇവിടെ നടന്നത് അതിൽ പങ്കെടുത്ത നൂറ്റി തൊണ്ണൂറ്റിയാർ പ്രതിനിധികളും ഒരു സമയത്തിൽ ഒരുങ്ങുകയുണ്ടായി പാരീസ് പങ്കെടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാർ പ്രതിനിധികളും സ്ഥിരം സ്ഥലമായി നിയമം പ്രതിബദ്ധതയോടെ ആഗോള കാലാവസ്ഥ ഉടമ്പടിക്ക് അംഗീകാരം നൽകുകയുണ്ടായി ആഗോളതാപനം degree celsius ന് വളരെ താഴെ നിലനിൽക്കുന്നതുകൊണ്ട് അപകടകാരിയുമായ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒഴിവാക്കുന്ന ദിനം ലോകമെമ്പാടും ശരിയായ ദിശയിൽ കൊണ്ടിരിക്കുന്നതിന് ഒരു ആഗോള കർമ്മപദ്ധതിക്ക് പാരിസ് ഉടമ്പടി രൂപ കൽപ്പന ഉണ്ടാക്കി ozone station നും അന്തരീക്ഷത്തിലെ മേഖലയിലെ ozone ൻ്റെ അളവ് കുറയുന്ന പ്രതിസന്ധിയാണ് ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് നായിക ഉയരത്തിൽ ഭൂമിയിൽക്കൊരു ആഭരണം പോലെ സ്ഥിതിചെയ്യുന്നതാണ് ozone പാളി സൂര്യ രശ്മികൾ ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്ന ഈ ozone പാളിയാണ് ഭൂമിയുടെ സംരക്ഷണ കവചമാണ് ozone പാളി എന്ന് പറയാം മനുഷ്യരുടെ നാനാവിധ പ്രവർ മൂല ഭൂമിയിൽ നിന്ന് ഉയർന്ന് chlorine അടങ്ങിയ സംയുക്തങ്ങളുടെ ഫലമായി ഈ പാളിക്ക് നാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ air conditioner refrigerator തുടങ്ങിയവർക്ക് ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ ozone നെ നശിപ്പിക്കുന്നു ozone ശേഷണത്തിന്റെ കാരണങ്ങൾ air conditioner കൾ മുതലായ ഉപയോഗിക്കുന്നതുംമൂലം അഗ്നിക്ഷമന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂരിനും ഇടയ്ക്കുള്ള കാലത്ത് ozone പാളിയും അഞ്ചു ശതമാനം എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ozone പാളിയിൽ ഇത്രയേറെ ശേഷണം സംഭവിക്കുന്നത് വലിയ ഭവിഷ്യത്തുകൾക്കിടയാകും ozone ultra violet രശ്മികൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തും സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കും ചർമ അർബുദം പിടിപെട്ടേക്കും ജലനജീവികൾക്ക് നാശം സംഭവിക്കും ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ അവസ്ഥ പ്രകൃതിയാൽ അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ നമുക്ക് വേണ്ടതിലേറെ പ്രകൃതി വിഭവങ്ങൾ ഉണ്ട് സമ്പന്നമായ ഒരു പരിസ്ഥിതിയാണ് ഇന്ത്യക്കുള്ളത് അത് നൂറുകണക്കിന് നദികൾ ഉണ്ട് ഇടതോറുന്ന വളരുന്ന വനങ്ങൾ ഉണ്ട് ധാരാളം ധാധി വിഭവങ്ങൾ ഉണ്ട് കടൽതീരം ഉണ്ട് അനേകം മലനിരകൾ ഉണ്ട് സന്ത്രഷ്ടമായ മണ്ണുണ്ട് ജീവ വിവിധത്താൽ അനുഗ്രഹീതമാണ് ഇത് ലോകത്തിലെ ഇരുമ്പ് ഇരുമ്പ് ഏർ നിക്ഷേപത്തിൽ എട്ട് ശതമാനം ഇന്ത്യയിലാണ് ഏർ magnesium zinc സ്വർണം തുടങ്ങിയ ധാതുക്കൾ ഇവിടെയുണ്ട് ഡെക്കാർ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതാണത് ലോകത്തിലെ ഏറ്റവും ഫലപുഷ്പമായ മേഖലകൾ എന്നാണ് സിന്ധു ഗംഗ സമതലം കണ്ടു കണ്ടു നമുക്കറിയാം മറ്റാരുമല്ല ഓർത്തുനോക്കാ hypotenuse by Adjacent കൃത്യമായിട്ട് മനസിലാകും നോക്ക് മക്കളെ അതാരാ sec theta ആരാണ് who is he he is none other than sec theta so one by sec theta അതായത് വൃത്തിയിൽ എഴുതാണെങ്കിൽ cos theta equal to one by sec theta അങ്ങനെ മാത്രമല്ല തിരിച്ചും എഴുതാം എങ്ങനെ ഈ പറയുന്ന sec നെ ഇപ്പറത് കൊണ്ടുപോകാം cos നെ ഇപ്പറത്തു കൊണ്ടുവരാം so we get so we get എന്ത് കിട്ടും മക്കളെ good good good very good very good very good sec theta equal to one by cos theta sec theta equal to one by cos theta എന്ന് നിങ്ങൾക്ക് ലഭിക്കും എല്ലാം okay ആണല്ലോ സംശയമുണ്ടോ എന്ത് വേണേലും ചോദിക്കാലോ ഇതുപോലെത്തന്നെ അടുത്ത ആളിലേക്ക് പോകുന്നു tan theta

Opposite by adjacent ആരാണ് Opposite by adjacent അതായത് ഈ പറയുന്ന Opposite നെ നേരെ താഴത്ത് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് കിട്ടും we get one by adjacent by Opposite so it is same as one by cot theta one by cot theta കാരണം നമുക്കറിയാം adjacent by Opposite it is none other than the same as cot theta

one by cot theta and and cot theta equal to one by tan theta so here i am going to write one of the famous questions which which there in your book and which has been asked bycbseboard examination previous year one of the famous question നിങ്ങൾക്കറിയാം മുൻപ് PC system ആയിരുന്നു അടിച്ചത് നമ്മക് ഒരുപാട് question papers വന്നു ഉണ്ടാവുമായിരുന്നു ഉണ്ടാവുമായിരുന്നു ഇപ്പോളത്തെ പോലെ അല്ല ഇപ്പോള് uniform examination ആണല്ലോ അതേപോലെ അല്ല so പണ്ടൊക്കെ ഞാൻ പഠിക്കുമ്പോ PC system മാണ് ഈ PC യിൽ എന്താണ് ഓരോ school ലും ഓരോ ചോദ്യ paper ആ അപ്പൊ ആ സമയത് ഒന്ന് ചോദ്യം മാറു i am writing a question towards you just you want to wait what is tan theta into cot theta equals dash tan theta into cot theta എത്രയാണ് ഇതാണ് ചോദ്യം ഇതാണ് ചോദ്യം കാണുമ്പോ തന്നെ പേടിച്ചു അയ്യോ tan theta into cot theta how can we solve ഇങ്ങനെയാണ് എല്ലാരും ചിന്തിക്ക Its very simple its so simple sir ഞാൻ plus one student ആ Okay എലിസബത്ത് മോള് cbse ആണോ അതോ state ആണോ മോളെ ന്ന പഠിക്കു ട്ടോ കാരണം Trigonometry ആണ് ആവശ്യമുണ്ട് base എല്ലാം ഇവിടന്ന് പറയും ട്ടോ കെട്ടോ

cot theta യും tan theta യും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് What is the relation between tan and Cot കൃത്യമായിട്ടറിയാം cot theta എന്ന് പറയുന്നത് ആരാ One by tan theta

ഇപ്പോൾ ഞാൻ പറയുന്ന ചോദ്യത്തിന് ഞാൻ ചെയ്യാൻ exam based ആണ് Exam പൊതുവേ നല്ല Examination ആണ് കഴിഞ്ഞ കൊല്ലം ആയാലും നല്ല Exam മാണ് cbseconduct ചെയ്തിരുന്നത് It was good examination okay so ഇനി അടുത്തൊരാളിലേക്ക് പോകുന്നു The famous man The most important one എപ്പോളും problems ത്തിൽ ഉപയോഗിക്കുന്നോരുത്തൻ എല്ലാ problems ത്തിലും എല്ലാം Means in the sense the most of the problems We use him ഇവനില്ലാതെ problems ഒക്കെ ഉണ്ടാവൽ കുറവാണ് So just note him just note him

so എന്താ tan theta into One by tan theta tan theta tan theta cancels ബാക്കി എന്തുണ്ട് one thats ഇറ്റ് കഴിഞ്ഞു Tan theta into cot theta equals one അതാണ് സംഭവം ഒരു result result പോലെ ഇരുന്നോളും അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നോക്കിയേ അടുത്ത method Tan theta into cot theta നമുക്കറിയാം Tan theta ന്നു പറയുന്നതാരാ Tan theta is same as opposite by adjacent into Cot theta it is same as adjacent by opposite അല്ലെ ദേ opposite ഉം opposite ഉം cancel ആയിപ്പോയി

Sin theta by cos theta ആരാണ് Sin theta നമുക്കറിയാം Opposite by hypotenuse divided by cos theta നമുക്കറിയാം He is none other than adjacent by hypotenuse രണ്ടിൻ്റെയും Denominator നോക്കിയേ Numerator ൻ്റെ യും Denominator ൻ്റെയും Denominators ആരാണ് same ആണ് He is hypotenuse He is hypotenuse ദേ

Opposite by adjacent ഓടിപ്പോയി ഒന്ന് നോക്കിയെ ഓടിപ്പോയി നോക്ക് മക്കളെ ആരാണ് Opposite by adjacent കൃത്യമായിട്ട് മനസിലായി He is none other than tan theta none other than tan theta Opposite by adjacent is none other than tan theta So directly we are writing him as tan theta എല്ലാവരും note ചെയ്യാ എല്ലാവരും note ചെയ്യാ Very important highly important Sin theta by cos theta equal to tan theta Heavily highly ഗംഭീരം important very important എഴുതി വെക്കുക Sin theta by Cos theta equal to tan theta മക്കളെ ഇവനെ തിരിച്ചിട്ടേ

തിരിച്ചിട് so Cos theta by sin theta ഇവിടെ തിരിക്കുമ്പോൾ Automatically ഇവിടെയും തിരിയും അതായത് tan theta യുടെ Reciprocal നമുക്കറിയാം tan theta യുടെ റെ Reciprocal ആരാണ് മക്കളെ cot theta so net result എഴുതി വെക്കാം Cos theta by sin theta equals cot theta thats it thats it so അടുത്ത എന്താണ് വാരുന്നത് എല്ലാവരും ഈ പറഞ്ഞത് എഴുതി വെക്കുക ഇതാ ഈ പറയുന്ന ചോദ്യം ഇത് നേരത്തെ പറഞ്ഞ അതെ ചോദ്യം ഞാനിതാ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പോകുന്നു എല്ലാവരും കാണുക എല്ലാവരും കാണുക Sin theta sorry tan theta into cot theta equal to one ആണെന്ന് പറയാറുണ്ട് ആദ്യത്തെ method ആണ് മക്കളെ Tan theta into cos theta നമുക്കറിയാം tan theta ന്നു പറയുന്നതാരാണ് Sin theta by cos theta യാണ് Into cot theta ആരാ Cot theta is nothing but cos theta by sin theta ഇതാ Sin theta sin theta cancelled Cos theta cos theta cancelled Balance one so വേറെ എന്തുണ്ട് വേറെ എന്തുണ്ട് കണ്ടോ അപ്പൊ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഒരു problem ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരുപാട് methods ഉണ്ട് ഒരുപാടു methods so ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി

കൂട്ടുകാരനു two ആണെങ്കിൽ മക്കളെ കൂട്ടുകാരുടെ തെറ്റാണെന്ന് നിങ്ങൾ ശരിയാണ് കേട്ടോ അത്രക്കെ ഉള്ളു You can do you can use any method then I have said Is your wish so we are moving on മക്കളെ ശ്രദ്ധിക്ക ശ്രദ്ധിക്ക എല്ലാവരും ഇവിടെത്തെ ഒരു problem ഒരു two mark questions two marks നമ്മൾ ചെയ്യാൻ പോകുന്നത് two mark question ആണ് cbse ചോദിക്കാറുള്ള ചോദ്യമാണ് ദേ Given tan a equal to four by three Find other trigonometric ratios of angle a നോക്കൂ ഇന്നത്തെ class ലെ ഇന്നത്തെ class ലെ two mark ചോദ്യങ്ങളിൽ ഒന്നാണ് ദേ ഈ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കാ ശ്രദ്ധിക്കാ ആവശ്യമുണ്ട് മക്കളെ ഞാൻ എഴുതാ tan a equal to four by three tan ന്നു പറയുന്നത് നമുക്കറിയാം ഒരു Triangle ൻ്റെ basis ൽ പറയാണെങ്കിൽ മക്കളെ ഇങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ ആദ്യം വരക്കേണ്ടത് Triangle ആണ് first You should draw Triangle And name the triangle as A B C And there is a angle A Here is the angle A നോക്കൂ Here is the angle A Here is the angle A മക്കളെ ഈ പറയുന്ന tan A ന്നു പറയുന്നതാരാ Opposite by adjacent ആണല്ലോ Opposite by adjacent ഇനി നിങ്ങളെ കയ്യിലാണ് ball The ball is in your court Just look at here and just say Just compare മക്കളെ four by three ന്നു പറയുന്നതാരാ Opposite by hypotenuse അതായത് ആരാ four four എന്ന് പറയുമ്പോ Opposite just compare ഇതുരണ്ടും equal ആണെങ്കിൽ ഇതിൻ്റെ Numerator ആരാ four Who is its denominator ആരാ അതും same ആയിരിക്കും മക്കളെ അതായത് three so ഈ Triangle ൻ്റെ opposite side ന്നു പറയുന്നത് അതാരാ അത് four ആണ് ആരാ Adjacent Adjacent ന്നു പറയുന്നത് മറ്റാരുമല്ല three so ഞാൻ പേരിടുന്നു ശ്രദ്ധിക്കാ ഇവനാണ് Adjacent ഇവനാണ് opposite ഇവനാണ് hypotenuse അതിൽ opposite നമുക്ക് മനസിലായി four ആണെന്ന് മനസിലായി ദാ opposite ൻ്റെ അവിടെ പോയി four എഴുതി Adjacent ഓ three ആണെന്ന് മനസിലായി Adjacent ൻ്റെ അവിടെ three എഴുതി മക്കളെ ഒരു right angle triangle ആണ് ആവശ്യം hypotenuse എങ്ങനെയാണ് ഒരു right angle triangle ഇവിടെ answer കാണുന്നുണ്ട് എല്ലാവരും ഗംഭീരം മക്കളെ ഗംഭീരം thank you കാണുന്നുണ്ട് ട്ടോ okay എങ്ങനെയാണു നമുക്ക് ഈ പറയുന്ന right angle triangle ൻ്റെ hypotenuse കണ്ടെത്തുക അതിനു വേണ്ടി right angle triangle ആണോ നിങ്ങടെ മനസിലേക്ക് ആദ്യം പോകേണ്ടത് മറ്റാരുമല്ല pythagoras pythagoras theorem അതാണ് പോകേണ്ടത് എന്താണ് pythagoras theorem പറയുന്നത് Hypotenuse square equal to sum of squares of other two sides Hypotenuse square അതായത് a c square എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ടു side കളുടെ square ൻ്റെ sum അതായത് b c square

square കളുടെ sum ആയിരിക്കും thats it ഇത്രയുള്ളൂ substitute ചെയ്യാ ആരാ b c b c same as four which implies b c square four square